സ്പീക്കർ 2 നമസ്ക്കാരം, നമ്മുടെ രാജ്യത്തിലെ അറുപത് ശതമാനം ആൾക്കാരും ഈ ഒരു കൃഷി അല്ലെങ്കി എ കൃഷിയെന്ന് പറയുന്ന ഏ ഒരിത് ഉപജീവനമായിട്ട് കൊണ്ട്നടക്കുന്നവരാണ് നമ്മുടെ രാജ്യം അതായത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഒരു
സ്പീക്കർ 2 നമ്മുടെ രാജ്യം ഏ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഒരു സമയം മുതൽ ഇന്ത്യയേലെ അറുവത് ശതമാനം ആൾക്കാരും ഒരു ഉപജീവന മാർഘമെന്നുള്ള രീതീല് കൃഷി എന്നുപറയുന്ന ഈ ഒരു കാര്യത്തെ കൊണ്ട് നടക്കുകയും അത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ
സ്പീക്കർ 2 ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയില് ഒരു ഏറ്റോം നല്ലൊരു ഭാഗമായി ഇപ്പഴും നിലനിൽക്കുന്ന ഒരു കാര്യമാണ് കൃഷിയെന്ന് പറയുന്നത്
സ്പീക്കർ 1 ആഹ് കൃഷിയില്ലാതെ നാം ഒരു ഒരു രാജ്യം അല്ലെങ്കിൽ ഏഹ് ഒരു നാട് കഴിഞ്ഞു പോവുന്നത് ശരിക്കും ഏഹ് കൃഷിനെ ആസ്ഥവമാക്കി കൊണ്ടാണ് കാരണം കൃഷി ചെയ്യുന്നത് വഴിയാണല്ലോ നമുക്ക് ആഹാരം ലഭിക്കുന്നത്.

സ്പീക്കർ 1 നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വഴിയാണ്. അത് കൃഷി ചെയ്ത് ഓരോ നാട്ടിലേം ജനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കൃഷിയെ ആഹ് വളർത്തി കൊണ്ട് വരാതെ നമുക്ക് ഒരു രാജ്യത്തിനും മുന്നോട്ട് കൊണ്ട് പോവാൻ സാധിക്കുകയില്ല. സാങ്കേതികമായ ഏഹ്
സ്പീക്കർ 1 ഉയർച്ചകൾ മാത്രം കൊണ്ട് ഇന്ന് ഒരു രാജ്യവും ലോകത്തിൻ്റെ ഏഹ് മുകൾ തട്ടിൽ നിൽക്കുന്നില്ല. അതിന് ഏറ്റവും അടിത്തട്ടിൽ നിന്നും നമ്മൾ പറയേണ്ടത് കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട ഏഹ് അതിൻ്റെ

സ്പീക്കർ 1 ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. അത് ഏഹ് അപ്പൊ അങ്ങനെ കൃഷിയോട് മടുപ്പ് ഒരിക്കലും തോന്നാൻ പാടില്ല. കാരണം ഓരു രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ കൃഷിയെ ഏഹ് ആസ്പദമാക്കി കൊണ്ടാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോർബിന് ഇതിന്

സ്പീക്കർ 2 കുഞ്ചാക്കോ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു കാരണം ഏതൊരു രാജ്യത്തിൻ്റെയാണെങ്കിലും സമ്പദ്വ്യവസ്ഥ അല്ലെങ്കി അടിത്തറ എന്ന് പറയുന്നത് എപ്പഴും അവരുടെ ആ ഒരു പ്രൈമറി സെറ്റർനെ കൊടുത്തോണ്ട് തന്നെയായിരിക്കും
സ്പീക്കർ 2 അപ്പൊ ഇവടെ കൃഷിയെന്ന് പറയുന്ന ഈ ഒരു കാര്യം ഏതൊരു തലമുറക്കകത്തും നമുക്കേറ്റവും കൂടുതൽ ആഗ്രഹം ന്ന് പറയുന്ന അല്ലെങ്കി നമ്മുടെ ഏറ്റോം വലിയൊരു ഒരു ഏ ഇത്ന്ന് പറയുന്നെ ഫുഡ് ആൻഡ് ഷെൽട്ടർ അല്ലെങ്കി ഭക്ഷണോം അത്പോലെ തന്നെ ഷെൽട്ടറുമാണ്
സ്പീക്കർ 2 അപ്പൊ ഭക്ഷണം ന്ന് പറയുന്നത് അല്ലെങ്കി ഈ ഒരു കാര്യം എങ്ങനെ വരും ഇത് കൃഷിയുമായിട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ് കൃഷിയുണ്ടെ നമ്മുടെ രാജ്യത്തിന് നല്ലൊരു ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഭക്ഷിക്കാനുള്ള തരത്തിലുള്ള ഒരു കാര്യമുള്ളു അപ്പൊ അതോണ്ട് തന്നെ ഏറ്റോം കൂടുതലായിട്ട്
സ്പീക്കർ 2 ആ ഒരു അതില് പോലെ തന്നെ ആ ഒരു കാര്യത്തിൽ തന്നെ ഏറ്റോം കൂടുതലായിട്ട് നമുക്ക് നിക്കുന്നത് ഈ ഒരു കൃഷിയെന്ന് പറയുന്ന ഒരു കാര്യാണ് കൃഷിയെന്ന് പറയുന്നത് എപ്പഴും നമ്മുടെ ജീവൻ്റെ അല്ലെങ്കി ജീവിതത്തിലേറ്റവും വലിയൊരു മാർഗമായിട്ട് തന്നെ കാണുന്നത്
സ്പീക്കർ 2 നമ്മള് കൃഷി തന്നെയാണ് നാം അത്കൊണ്ട് തന്നെയാണ് നമ്മടെ സർക്കാരും അത്പോലെ തന്നെ കേന്ദ്ര സർക്കാരും ഏറ്റോം കൂടുതല് കൃഷിക്കനുയോജ്യമായിട്ടുള്ള നിയമങ്ങളും അത്പോലെ തന്നെ കാര്യങ്ങളെല്ലാം ഇവിടെ അംഗീകരിക്കുന്നതും അത് പോലെ തന്നെ കർഷകരെ ഏ

സ്പീക്കർ 1 ഏഹ് കൃഷിയെക്കുറിച്ചും ഏഹ് മറ്റു കാര്യങ്ങളോട്ട് പോകുമ്പോ നമുക്ക് എന്ത് തരം കൃഷികളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏഹ് ഉന്നമനക്കും പുരോഗമനത്തിനും കാരണമാകുന്നുവെന്ന് നമ്മൾ ശ്രദ്ധിച്ചു പോവാ ഇന്ന് ഏഹ് നമ്മുടെ നാട്ടിൽ ഒരു ഒരു കാലയളവ് വരെ,
സ്പീക്കർ 1 ഏഹ് കേരളത്തിൽ തെങ്ങ് കൃഷിയാർന്നു ശക്തമായിട്ട് നിന്നതെങ്കിൽ ഏഹ് റബറിൻ്റെ കടന്ന് വരവോട് കൂടെ ഏഹ് ജനങ്ങളെല്ലാം റബർ കൃഷി ചെയ്യാൻ തുടങ്ങി. റബറിന്ന് റബർ ഉൽപ്പാദനവും ഭയങ്കരമായി കൂടി. ലോക രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റബർ,
സ്പീക്കർ 1 ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ കുറേ രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യവും എടം പിടിക്കുന്നുവെന്ന് നമുക്ക് അഭിമാന പൂർവ്വം പറയാൻ സാധിക്കുന്നു. നമ്മുടെ ഏഹ് വണ്ടികളുടെ ചക്രങ്ങൾ വരെ ഈ റബർ റബർ കൊണ്ട് ആണ് ഏഹ് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത്.
സ്പീക്കർ 1 പക്ഷെ ഇന്ന് ഈ ഒരു അടുത്ത കാലങ്ങളില് കേരളത്തിൽ കണ്ടു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റബർ കർഷകർ ആഹ് ആത്മഹത്യ ചെയ്യുന്നതും റബർ കർഷകർ റബർ മുറിച്ചു കളയുന്നതും അവിടെ വേറെ പല കൃഷികൾ തുടങ്ങുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിച്ചു. കർഷകരെ
സ്പീക്കർ 1 ഏഹ് നം ഹ്മ് ഈ രാജ്യത്തിൻ്റെ സർക്കാർ ഏഹ് പിന്തുണക്കുന്നില്ലെങ്കിൽ അവർക്ക് വേറെ ഒരു വഴിയുമില്ല. അവര് കട കടമെടുത്തു കൊണ്ടാണ് അവർ കൃഷി ചെയ്യുന്നത്. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കർഷകരെ സംബന്ധിച്ച് അവർ ഒരിക്കലും
സ്പീക്കർ 1 ഒരുപാട് പൈസ സമ്പാദിക്കണം എന്നൊരു ഏഹ് ചിന്താഗതിയിലല്ല പലരും കൃഷി ചെയ്യുന്നത്. കാരണം ഇതൊരു കൃഷി വഴി നമുക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ അവർക്ക് ഏഹ് ജീവിതം മുന്നോട്ട് കൊണ്ട് പോവാൻ ഏഹ് ഏഹ്
സ്പീക്കർ 1 ഏഹ് ജീവിത ജീവിതം മുന്നോട്ടു കൊണ്ട് പോകാൻ കഴിയുന്ന രീതിയില് ഒരു വളരെ തുച്ഛമായ രീതിയിൽ മാത്രമായിരിക്കും കൃഷിയിൽ നിന്ന് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ആളുകൾ കൃഷി ചെയ്യുമ്പോൾ അവിടുത്തെ ആഹ് രാജ്യത്തെ സർക്കാർ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തെ സർക്കാർ അതിന്

സ്പീക്കർ 1 കണ്ട ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് റബർ കർഷകരാണ് അത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് പോലെ നോർബിന് ഏതെങ്കിലും മറ്റേതെങ്കിലും കൃഷിയോട് ഏഹ് നമ്മുടെ സർക്കാർ കൂടുതൽ പിന്തുണ കർഷകർക്ക് കൂടുതൽ പിന്തുണ നൽകണം എന്ന് തോന്നിയ ഏതെങ്കിലും

സ്പീക്കർ 2 ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു കൃഷിയുമായിട്ട് തന്നെ ഇപ്പം ഓരോ സ്ഥലത്തും ഇപ്പൊ നമ്മടെ ര ഇവടെ ആണെങ്കിൽ ഏറ്റോം കൂടുതലായിട്ട് റബ്ബറ് കൃഷി ചെയ്യുന്നത് കൊറച്ചങ്ങ് മാറിയാണെങ്കി അവിടെ ഏ നമ്മടെ കർണാടക സ്ഥലത്ത് കൃഷി ചെയ്യുന്നവരുണ്ട്
സ്പീക്കർ 2 അല്ലെങ്കി ഏ വേറെ ഏതെങ്കിലും അപ്പം ഇവടെ കർഷകരുടെ ഒരു ഏ ഒരു ഏ അവരുടെ അവരുടെ ഇത്കൊണ്ടാവാം അല്ലെങ്കി അവരുടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാവാം ഇവരെല്ലാവരും ഒരു ക ഒരു
സ്പീക്കർ 2 ഏതെങ്കിലും ഒരു കാര്യത്തില് മാത്രമാണ് കൃഷി ചെയ്യുന്നത് അല്ലാതെ അവരൊരു എല്ലാ തരത്തിലുള്ള ഏ കാര്യങ്ങളൊന്നും അവര് കൃഷി ചെയ്യുന്നില്ല എല്ലാ കർഷകരും ഒരു കാര്യം മാത്രമാണ് നോക്കുന്നത് അല്ലെങ്കി ഇപ്പ അവരുടെ ഉള്ള ആ ഒരു സ്ഥലത്ത്
സ്പീക്കർ 2 ഏതെങ്കിലും ഒരു തരത്തിലുള്ളൊരു കൃഷി അത് മാത്രാണ് അവര് നോക്കുന്നത് അല്ലാതെ ഇവര് വേറെ തരത്തിലുള്ള കൊറേ നിരവധി ആയിട്ടുള്ള തരത്തിലുള്ള എല്ലാ കൃഷികളും യോജിപ്പിച്ച്‌ കഴിഞ്ഞഴ്ഞ്ഞാൽ അവർക്കാ ഒരു നഷ്ട്ടം അത് നികത്താൻ പറ്റും

സ്പീക്കർ 2 അങ്ങനെ ചെയ്യുമ്പോൾ അതിനു മ ഇത്ന്ന് പറയുന്നെ ഇപ്പേതെങ്കിലും ഒരു വിളക്ക് അത്ര ആ ഇത് ലഭിച്ചില്ല എന്നുണ്ടെങ്കി നാമുദ്ദേശിച്ച ആ ഒരു വരുമാനം ലഭിച്ചില്ലാ എന്നുണ്ടെങ്കി അതോടൊപ്പം തന്നെ മറ്റൊരു ആ വെലാന്ന് പറയുന്നെ അവിടെ കൂടും
സ്പീക്കർ 2 കൂടുന്നു കൂടുന്നല്ല പറയ അതിന് ആ ഒരു എ റബ്ബർ കൃഷിയുടെ ആ ഒരു ഏ ഇപ്പം അതിൽ വരുന്ന വരുമാനത്തിൽ എന്തെങ്കിലൊരു കൊറവുണ്ടെങ്കിൽ അപ്പ ആ കന്നാര ശ കന്നാര കൃഷി ചെയ്യുന്നത് വഴി നമുക്കാ ഒരു ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും
സ്പീക്കർ 2 പിന്നെ ഇതിൻ്റെ ഒക്കെ ഏറ്റോം വലിയ അടിസ്ഥാനമായൊരു പ്രശ്‌നം ന്ന് പറയുന്നത് എപ്പഴും നമ്മടെ തുച്ഛമായിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കി നമ്മടെ രാ ഏ ഇപ്പൊ ഓരോ കർഷകനും ലഭിക്കുന്നതത്ര വലിയ ഇപ്പൊ പൊറം രാജ്യങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞയ്ഞ്ഞാൽ
സ്പീക്കർ 2 അവിടെയൊക്കെ ഏ കൊറേ കട സല സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്ന്ന് പറയുന്ന ചെലപ്പോ ഒരു അഞ്ച് ഏ സെന്റോ അല്ലെങ്കി ഒരു പത്ത് സെന്റോ ഭൂമീല് കൃഷി ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പൊ പിന്നെ വരുന്നെന്ന് പറഞ്ഞയന ഇപ്പം കുഞ്ചാക്കോ പറഞ്ഞ മറ്റൊരു കാര്യം ന്ന് പറയുന്നത്
സ്പീക്കർ 2 ഈ ഒരു ഏ ഇപ്പം വായ്‌പ്പ എടുത്തിട്ടായിരിക്കും പലരും കൃഷി ചെയ്യുന്നത് അപ്പ അതിൽ നഷ്ട്ടം വരുമ്പോൾ ഇപ്പ ബാ ബാങ്കിൽ നിന്നോ അല്ലെങ്കി ഏതെങ്കിലുമൊരു ഏ സഹകരണ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെയായിരിക്കും അവര് പൈസ എടുക്കുന്നത് അപ്പ അങ്ങനെ വരുമ്പോഴാണ്

സ്പീക്കർ 1 ഏഹ് ഇനി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഹ് നമ്മുടെ നാട്ടില് ഒരു കാലം വരെ ഇവിടെ ഒരുപാട് വയലുകളുണ്ടാർന്നു. പാടങ്ങളുണ്ടാർന്നു ഏഹ്‌ ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. എത്ര നാട്ടിൽ നമുക്ക്,
സ്പീക്കർ 1 പോയി കഴിഞ്ഞാൽ വയലുകളൊക്കെ കാണാൻ പറ്റും? പണ്ട് കാലം പോലെ അല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാനുള്ള ഏഹ് ആളുകൾക്കൊരു മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥ പല പല സ്ഥലങ്ങളിലും ഞാൻ കണ്ട് വരുന്നു. ഏഹ് അത് കൊണ്ടാണല്ലോ നമുക്ക്,
സ്പീക്കർ 1 ഏഹ് നമ്മള് നമ്മുടെ നമ്മളേറ്റവും കൂടുതൽ ഭക്ഷിക്കുന്ന അരി തന്നെ നമുക്ക് ആന്ധ്രാപ്രദേശിന്നും തമിഴ്നാട്ടിന്നും കർണ്ണാടകത്തിന്നും ഒക്കെ കൊണ്ട് വരേണ്ടി വരുന്നത്. ആഹ് അപ്പൊ നമ്മുടെ സർക്കാർ ഈ ഏഹ്‌ ഇപ്പൊ
സ്പീക്കർ 1 നെല്ല് കൃഷി ചെയ്യുന്നവരോട് ഒരു കാലത്ത് കാണിച്ചിരുന്നു ആ ഒരു ഏഹ് ഏഹ് സ്നേഹ പൂർവ്വമായൊരുസമീപനം ഇന്നത്തെ സർക്കാരിന് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നത് ഒരു ചോദ്യമാണ്. ഏഹ്
സ്പീക്കർ 1 ഭക്ഷണത്തിനായി നമ്മള് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് ഒരു വളരെ ശോധനമേറിയ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജീവിക്കുന്നത് കൃഷി വഴിയായിർന്നു. ഏഹ് ഇന്ന് ആഹ് ഒരു ഹ്മ് അത്രത്തോളം നമുക്ക്
സ്പീക്കർ 1 ജീവിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ നിലവാരത്തിൽ ഹ്മ് കുറഞ്ഞ നിലയിലുള്ള ഭക്ഷണ സാധനങ്ങൾ പോലും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇപ്പോ വളരെ ഏഹ് ഗൗരവം
സ്പീക്കർ 1 ഗൗരവകരമായൊരു ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏഹ് നോർബിന് എന്തെങ്കിലും കൂട്ടി ചേർക്കാനുണ്ടോ ഞാൻ പറഞ്ഞ പ്രസ്താവനകളിലേക്ക്?
സ്പീക്കർ 2 അതെ അതിലെനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ചെറുപ്പത്തിൽ എവടെ അപ്പെനിക്ക് എൻ്റെയൊരു ഏ എന്റൊരു ഇതിൽനിന്ന് അനുഭവത്തിൽ നിന്ന് തന്നെ പറയാം എൻ്റെപ്പച്ചൻ ഞങ്ങളെ വയൽലേല് കൂടിയൊക്കെ നടത്തി കൊണ്ട് പോവുമ്പോ അവിടെ ആ
സ്പീക്കർ 2 പാടങ്ങളും ഇപ്പൊ കുഞ്ചാക്കോ പറഞ്ഞ പോലെ ഇതൊക്കെ അന്ന്യം നിന്ന് പോവാണ് അപ്പൊ ആ പാടങ്ങളും അത് പോലെ തന്നെ ഞങ്ങടെ വീട്ടില് ഇപ്പൊ ഞങ്ങടെ തറവാട് വീട്ടിലൊക്കെയാണെ നെല്ല് ഉൽപ്പാ ഇത് കുത്തുന്നതും അത്പോലെ കൊറേ ചേച്ചിമാരൊക്കെ വന്ന് നെല്ല് ചെയ്യുന്നത് അങ്ങനെയുള്ള കൊറേ ഓർമകള്
സ്പീക്കർ 2 വൈക്കോലങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്കുണ്ടാർന്നു എന്നാ ഇന്ന് ആ പാടത്ത് അല്ലെങ്കി അവടെ ആ ഒരു കൃഷി മാറി അല്ലെങ്കി നെല്ലായി ഇപ്പം അരീങ്കോണ്ടൊന്നും ഒരിക്കലും ഒന്നും കിട്ടാനില്ല എന്ന് പറയുന്ന ആ ഒരു രീതി ഇപ്പൊ അവിടെയൊക്കെ കാട് പിടിച്ച്‌ കിടക്കാണ് ആ ഒരു സ്ഥലത്തിലൊക്കെ
സ്പീക്കർ 2 നമ്മളിപ്പം ഏ എന്താ ഒന്നും ചെയ്യാനില്ല അല്ലെങ്കി അത്കൊണ്ട് ഇപ്പം അത് ചോയിക്കാണെങ്കി ഇപ്പെന്ത് കൊണ്ട് അവിടെ ഒരു നെൽപ്പാടം അല്ലെങ്കി നെല്ല് വിതച്ചൂടാ എന്ന് ചോദിക്കുമ്പൊ ഇവടെ പറയുന്ന ഒരു കാര്യം പറയുന്നെ അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല
സ്പീക്കർ 2 അല്ലെങ്കി നമുക്ക് എത്രത്തോളം നമ്മുടെ ആ ഒരു പണിക്കാരേം അത്പോലെ തന്നെ ആൾക്കാരെയൊക്കെ വെച്ച് ഒഴിഞ്ഞാൽ പോലും നമുക്കാവശ്യമായിട്ടുള്ള ഒരു ഏ ഒരു തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള ആ ഒരു ഏ ഇത് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യാണ് ഇവടെ കാണാൻ കഴിയുന്നത്
സ്പീക്കർ 2 പണ്ടൊക്കെ ഇവിടെ അത് പോലെ തന്നെ മറ്റൊരു കാര്യം ന്ന് പറയുന്നത് ഇവിടെ ഏറ്റോം കൂടുതലായിട്ട് കാപ്പി കാപ്പി ഉൽപ്പാദിപ്പിക്കേം കാപ്പിയുടെ കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങനെ കൊറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതും എന്ത്കൊണ്ട് ഇതൊക്കെ നിർത്തി എന്ന് ചോയിച്ചയ്ഞ്ഞയ്ഞ്ഞാൽ
സ്പീക്കർ 2 ആൾക്കാര് മാറുന്നതിനനുസരിച്ച്‌ അല്ലെങ്കി ആ ഒരു തലമുറ മാറുന്നതിനനുസരിച്ച്‌ കൃഷിയെന്ന് പറയുന്നത് നമുക്കിപ്പൊ എല്ലാം ഏ നമ്മുടെ മേശപ്പുറത്ത് കിട്ടണം അല്ലാതെ നമുക്കൊരദ്ധ്വാനശീലം അല്ലെങ്കി കൃഷിയെന്ന് പറയുന്നത് ഇന്നത്തെ ഏ ഇന്നത്തെ തലമുറക്ക് അന്യം നിന്ന് പോവുന്ന ഒരു തൊഴിലാണ്
സ്പീക്കർ 2 അപ്പൊ അത്കൊണ്ട് തന്നെ ഇപ്പം ഏ നമ്മളിപ്പോ ഇപ്പം കുഞ്ചാക്കോ പറഞ്ഞ പോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അരി കഴിച്ച് അങ്ങനെ നമുക്കെ കൊറേ ലൈഫ് ഏ ജീവിത സാഹചമായ രോഗങ്ങൾ കൂടി വരാനുള്ളൊരു സാധ്യത പണ്ടൊക്കെന്ന് പറയുന്നത് നമ്മളിലെ
സ്പീക്കർ 2 നമ്മുടെ ഏ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലാൾക്കാര് പണിയെടുക്കേം അല്ലെങ്കി ഇപ്പൊ എന്തെങ്കിലൊരു ജോലി കഴിഞ്ഞയ്ന പിന്നെ വൈകുന്നേരാവുമ്പഴത്തേക്കും പാടത്തും വരമ്പത്തൊക്കെ പോയി കൃഷി ചെയ്യുമ്പോ അല്ലെങ്കി എന്തെങ്കിലുമവിടെ പോയി കിളച്ച്‌ മറിക്കുമ്പോ

സ്പീക്കർ 2 ഒരു സഹായഹസ്തം ലഭിക്കണമെന്ന് തന്നെയാണ് എനിക്കാ കാര്യത്തിലും പറയാനുള്ളത്
സ്പീക്കർ 1 ആഹ് ഞാൻ നോർബിൻ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നു. നാം നാം നമ്മുടെ ഏഹ് നാട്ടിൽ കൃഷി കൃഷി ചെയ്തിരുന്ന മനുഷ്യരും ഏഹ് ബാക്കി ജോലികൾ ചെയ്യുന്ന മനുഷ്യരും ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൃഷി ചെയ്തിരുന്നവരുടെ ആരോഗ്യം എപ്പഴും,

സ്പീക്കർ 1 നമുക്ക് ജീവിത ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളെ നമുക്ക് കൃഷി ഉണ്ടാർന്ന കാലത്ത് കാണാൻ സാധിക്കില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാവും കൃഷി എന്ന് പറയുന്നത്. കർഷകർ അത് നമ്മടെ
സ്പീക്കർ 1 ഏഹ് സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. ഇന്ന് ആഹ് ഒരു സംസ്കാരത്തിൻ്റെ സംസ്ക്കാരം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥ വരെ കാണുന്നു. അതിനാണ് എനിക്ക് ഏഹ് എൻ്റെ സങ്കടം ഞാൻ ഇവിടെ അറിയിച്ചു പോകുകയാണ്. ഏഹ് ഏഹ് നല്ല സംസ്ക്കാരം

സ്പീക്കർ 1 എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് കാരണം തോന്നുമ്പോ ഒരു രീതിയിലുള്ള ഒരു സംസ്‌കാരമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ആ സംസ്‌കാരത്തെ വരെ ഏഹ് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലവാരം കൊടുത്തിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ കർഷകർ.
സ്പീക്കർ 1 അല്ലെങ്കിൽ അവർ ചെയ്തിരുന്ന കൃഷി നമ്മുടെ നാട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കൊണ്ട് പൊക്കോണ്ടിരുന്ന ആഹ് ദാന്യ വിളകൾ ഇതെല്ലാം നമ്മള് ഹ്മ് ഒരിക്കലും മറക്കുവാൻ പാടില്ല. ഇപ്പൊ കൃഷി എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ
സ്പീക്കർ 1 പറ്റാത്ത ഒരു കാര്യമാണ് എന്ന് ആണ് എനിക്ക് പറഞ്ഞു പോകാനുള്ളത്. ഏഹ് നോർബിന് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂട്ടി ചേർക്കാവുന്നതാണ്.

സ്പീക്കർ 2 എല്ലാവരും കൂട്ടായി വിളവെടുക്കുകയും അത് പോലെ തന്നെ വിളവിൻ്റെ ഉത്സവം എന്നും കൂടിയാണ് ഓണത്തിനെ വിളിച്ചോണ്ടിരുന്നെ ആഎന്ത് കൊണ്ടാന്ന് വെച്ച നമ്മടെ പാടത്ത് നമ്മടെ വരമ്പത്ത് എല്ലാം കൃഷി ചെയ്തിരുന്ന സാധങ്ങളെല്ലാം കൂടി ഞമ്മള് ഒരുമിച്ച് ഒരു ദിവസം എല്ലാരും കൂടി ഇരുന്ന്
സ്പീക്കർ 2 നമ്മള് ഭക്ഷണം കഴിക്കുന്നു അപ്പൊ ഇത്ന്ന് പറയുന്നതൊരു സംസ്ക്കാരമായിരുന്നു അപ്പം ഈ ഒരു കൃഷിയെന്ന് പറയുന്നത് ഏറ്റോം കൂടുതലായിട്ട് നമ്മൾ എടേല് നിന്ന് അന്യം വിട്ട് പോവുന്ന അല്ലെങ്കി അന്യമായി പോകുന്ന ഈയൊരു ഈയൊരു വ്യവസ്ഥ അല്ലെങ്കി ഈയൊരു കൃഷിയെന്നു പറയുന്ന ഈയൊരു കാര്യം
സ്പീക്കർ 2 ഏറ്റോം കൂടുതലായിട്ട് നമ്മടെ രാജ്യം നമ്മളെ എടേൽ നിന്ന് അന്യം പോവുകയും അതിൻ്റെ ഭലങ്ങൾ അല്ലെങ്കി അതിൻ്റെ ദൂഷ്യഫലങ്ങളാണ് ഞാനിവിടെ പറഞ്ഞെ ഇനിയെങ്കിലും നമുക്കൊക്കെ ഏകദേശം അല്ലെങ്കി നമ്മളെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മടെ സ്ഥലങ്ങളിൽ നിന്നും
സ്പീക്കർ 2 ഏതെങ്കിലൊക്കെ തരത്തിലുള്ള ഒരു തരം കൃഷി അല്ലെങ്കി അങ്ങനെയൊക്കെ മെച്ചപ്പെടുത്തി നമ്മടീ വരും തലമുറക്കെങ്കിലും നമ്മളൊരു മാതൃകയാവണമെന്നുകൂടി എനിക്ക് പറെ ഓർമപ്പെടുത്തുന്നു നന്ദി